ആഹ് കസൂറത്തേണ്‌ ഇതാരാണ് ആഹ് ഞാന് ആസിഫാണ് നിങ്ങടെ അയൽവാസി ആഹ്‌ നിൻ്റെ നമ്പറാണല്ലേ ഇത് ആഹ് എന്തൊക്കെ സുഖല്ലേ

ആഹ് ഞാനിപ്പൊ അവിടില്ല ഞാൻ പൊറത്താണ് ഞാന് ജേഷ്ടൻ്റെ വീട്ടിലാണ് അതാ ഞാൻ അങ്ങണ്ട് വിളിച്ചത്

ആഹ് ഓര് ഇപ്പൊ ഇവിടണ്ട് വീട്ടിലുണ്ട് ആഹ് പിന്നെ ഞാന് വിളിച്ചത് ഇങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം അന്വേഷിക്കാനേർന്ന്

ഞാന് ഈ നിങ്ങളെ ഈ വിദ്യാഭ്യാസത്തിനൊക്കെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ വിദ്യാഭ്യാസമെന്ന് പറഞ്ഞാൽ മക്കൾക്ക് നിർബന്ധമായിട്ടും നമ്മള് കൊടുക്കേണ്ടതല്ലേ അത് നമ്മടെ കടമയാണ് ആഹ് അതെ അപ്പൊ നിങ്ങളൊക്കെ ഒരു സ്ത്രീ എന്ന നിലക്ക് നിങ്ങക്കൊക്കെ എത്രത്തോളം വിദ്യഭ്യാസം ഒക്കെ കിട്ടിട്ടുണ്ട് നല്ല രീതി തന്നെ കിട്ടിട്ടുണ്ടോ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുന്നൊക്കെ നല്ല പിന്തുണ ഒക്കെ ആയിരുന്നോ അതെയതെ എൻ്റെ പിതാവെന്ന് പറഞ്ഞാല് ഭയങ്കരായിട്ട് വിദ്യഭ്യാസത്തെ ഇഷ്ട്ടപ്പെടുന്ന ഒരാളാണ്

അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് ഈഹ് പഠിക്കാൻ പറ്റിട്ടൊന്നും ഇല്ല ഏഴ് വരെ പണ്ടത്തെ ഏഴാം ക്ലാസ് എന്നൊക്കെ പറയോലോ ഇന്നത്തെ പത്ത് പത്താം ക്ലാസ്സ് ഇന്നത്തെ ഈഹ് ഡിഗ്രിക്ക് തുല്യാണ്

അപ്പൊ ഏഴ് പത്തനൊക്കെ പറയുമ്പൊ അപ്പൊ അന്നേ നല്ല പഠിക്കാൻ കഴിയുന്ന ഒരാളായിരുനെങ്കിലും അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല

അപ്പൊ ഞങ്ങളെ പഠിപ്പിച്ചു എന്നെ ബിഎ ഈഹ് കഴിഞ്ഞ് ഞാൻ ബിഎഡ് ചെയ്‌തു ഒകെ ഓഹ് ബിഎഡ് എല്ലാം ചെയ്‌ത് അപ്പൊ നിങ്ങളിപ്പൊ കുറച്ച് അധികം വിദ്യഭ്യാസം ഉണ്ട് നിങ്ങക്ക് സാധാരണ നമ്മളെ നാട്ടിനൊക്കെ ഉള്ള അത്രത്തോളം ഒന്നും അല്ല അതിലേറെ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട്ണ്ടല്ലേ

അതെ അതെ തീർച്ചയായിട്ടും ഉണ്ട്

സ്ത്രീ വിദ്യ അഭ്യസിക്കണ്ടവളാണ് അങ്ങിനെ അങ്ങിനെ സ്ത്രീ പുരുഷൻ അങ്ങിനെ വിത്യാസം ഒന്നും ഇല്ല എല്ലാവർക്കും വിദ്യ വിദ്യാ വിദ്യഭ്യാസം എന്നുള്ളത് എല്ലാവർക്കും വേണ്ട സാനാണ് അല്ലെ

പിന്നെ അപ്പൊ നമ്മുടെ നാട്ടില് നിങ്ങളിപ്പൊ നിങ്ങളെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ മക്കളേം ഒക്കെ ഇതുപോലെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ തന്നെയാണൊ നിങ്ങളുടെ ഒക്കെ ആഗ്രഹോം എങ്ങിനെയാണ് നിങ്ങളെയൊക്കെ സ്വപ്‌നം അത് നല്ല രീതിയിൽ തന്നെ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കും അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കും എല്ലാവരുടേം പിന്തുണയും എൻ്റെ ഭാഗത്തുന്ന് ഉണ്ടായിരിക്കും പിന്നെ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാ എനിക്കൊരു മോളുണ്ട് ചെറിയകുട്ടിയാണ് ഇപ്പൊ എൽകെജീൽ ആണ് ഏഹ് പഠിക്കുന്നത് അപ്പൊ ഓളെ ഞാന് ഓളെ ഞാന് അവൾക്ക് ഇഷ്ടള്ള രീതി എന്താണോ അത് ഞാൻ അതിനായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ ചില രക്ഷിതാക്കൾക്ക് ചില രക്ഷിതാക്കൾക്ക് അവൾ അത് പടിക്കൽ നിർബന്ധായിരിക്കും അല്ലെങ്കില് പെണ്ണ് ഇതേ പഠിക്കാൻ പാടൊള്ളു എന്നൊക്കെ പറയുന്ന അധിക രക്ഷിതാക്കളേം ഞങ്ങൾ കണ്ടോണ്ടിരിക്കേണ്

പിന്നെ മക്കൾ അതോണ്ട് മക്കൾതന്നെ അവരുടേതായ താല്പര്യങ്ങൾ ഇല്ലാതെ പോവുകയും പിന്നീട് അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള വിദ്യഭ്യാസം ലഭിക്കാതെ ചെയ്യേണ് അപ്പൊ എപ്പോളും നിങ്ങള് നമ്മ നമ്മടെ ഏത് മക്കളാണോ പഠിക്കുന്നത് മക്കളുടെ ആവശ്യോം അവരുടെ ആഗ്രഹം ഒക്കെ ആണ് മുൻഗണന കൊടുക്കണ്ടെ എന്നാണ് നിങ്ങൾ പറയുന്നേ അല്ലെ ഏത് മനുഷ്യനായാലും ഈഹ് ആണാകട്ടെ പെണ്ണാകട്ടെ പഠിക്ക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗായിട്ട് തന്നെ ഉണ്ടായിരിക്കും പിന്നെ സാഹചര്യങ്ങളിലൂടെ അവർക്ക് നിർത്തേണ്ടി വരും

ഏഹ് അല്ലെ അപ്പൊ ഏത് മേഖലയിലൂടെ ആണ് ഇവരിപ്പോൾ പഠിക്കാൻ തയ്യാറായിട്ട് വരും ഇപ്പൊ ഏഹ് നമ്മൾ നമ്മടെ ഈ പെൺകുട്ടിയെ അവള് ഇത് പഠിക്കണം എന്ന് പറഞ്ഞ് ബിഎ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞ് പക്ഷെ അവൾക്ക് താല്പര്യം ഡിസൈനിങ് ആണ് ഡിസൈനിങ് മേഖലയിലാണ് നമ്മൾ വസ്ത്രത്തിമ്മേ ചെയ്യില്ലെ ഏത് മേഖലിയിലേക്കാണോ അവൾക് താല്പര്യം ഉണ്ടെന്നെങ്കിൽ അവളെ ഏത് ബിഎ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടും കാര്യമില്ല ഇഹ്ഹ് ആഹ് ഒക്കെ ഒക്കെ അല്ല നിങ്ങൾ ഇപ്പൊ ഈഹ് നമുക്ക് ഒരു സാമ്പത്തികമായ ഒരു പിന്തുണ ആണ് നമ്മുടെ ഈ അത് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് മൂല്യങ്ങൾ ഇതിന്ന് ലഭിക്കും എന്നുള്ളതാണ് എങ്ങിനേണ് ഇങ്ങള് അയിനൊക്കെ കാണുന്നത് വിദ്യഭ്യാസം എന്ന് പറഞ്ഞാല് പഠിക്കുന്ന സമയത്ത് നമുക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിലും

നമ്മൾ ഏത് രീതിയില് കടം വാങ്ങിട്ട് പഠിച്ചാ പോലും പിന്നീട് വിദ്യ കൊണ്ട് ലഭിക്കുന്നത് മനുഷ്യനാവാനുള്ള മനുഷ്യനാവാ എന്നുള്ളതുകൊണ്ടാവും നമുക്ക് സമ്പത്ത് പോരും രണ്ട് വർഷം കഴിഞ്ഞുകഴിഞ്ഞാൽ അതിനാണ് വിദ്യഭ്യാസം എന്ന് പറഞ്ഞാല് ആഹ് ഒകെ അപ്പൊ നിങ്ങൾ ഒരു ഏഹ് പഴേ തലമുറയിൽനൊക്കെ മാറി ഒരു നന്നായി വിദ്യാഭ്യാസത്തിനെ സപ്പോർട്ട് പിന്തുണ നൽകുന്ന ഒരാളാണ്ലെ അതിനെന്താ ഞാൻ നിനക്കറിയാലോ ഞാൻ പോയിരുന്നത് ഞാൻ കൊറേ പഠിക്കാൻ ഒക്കെ പോയിരുന്നത് നിനക്കറിയ

ആഹ് ഒകെ ഒകെ എന്തായാലും നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾക്ക് ഒക്കെ നന്ദി

ഞാനിപ്പോ ഇവിടില്ല ഞാന് ജേഷ്ടൻ്റെ വീട്ടിലാ